ഹലോ ദിൽഷ അല്ലേ ആഹ് ദിൽനാ പറയൂ ആഹ് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. നിൻെറര്ത്ത് ഒ വി വിവേകിന്റെ ഗസാക്കിന്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ബുക്കുണ്ടോ? ഹലോ ആഹ് ദിൽനാ പറയൂ. എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. ഞാൻ വായിക്കും പക്ഷെ എനിക്ക് വേഗം മടുപ്പും തോന്നും. ഏഹ് എങ്ങനെ നമ്മള് ഈ വായന വേഗതയൊക്കെ എങ്ങനെയാണ് വർധിപ്പിക്കാ? ഉറക്കെ വായിക്കുന്നത് സഹായകരമായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ വാക്കുകൾ ശരിയായി ഉച്ചരിക്കുമ്പോൾ നമുക്കത് പരിശ്രമിക്കാനൊക്കെ ഒരു സഹായിക്കും. പിന്നെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് കുറിപ്പുകൾ എഴുതി എടുക്കുക എന്നുള്ളതാണ്. നമ്മള് ഒരു കഥയോ നോവലോ എന്തെങ്കിലും വായിക്കുകയാണെങ്കില് അതിലെ പ്രധാന പോയിന്റുകള് അല്ലെങ്കിൽ ആശയങ്ങള് അതൊക്കെ എഴുതുന്നതിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അങ്ങനെ കൂടുതൽ ഉള്ളടക്കം നമുക്ക് ഓർമ്മിക്കാനും സാധിക്കും. അപ്പൊ ഇതൊക്കെ വായന വേഗത വർധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മള് ഇപ്പൊ ഒരു പുസ്തകം തന്നെ കുറേ സമയം വായിക്കുമ്പോൾ നമുക്ക് ഏകാകൃത ഒക്കെ പെട്ടെന്ന് നഷ്ടപ്പെടും. അപ്പൊ എങ്ങനെയാണ് ഏകാകൃത മെച്ചപ്പെടുത്തുക? നമ്മള് ഇപ്പൊ ദീർഘ നേരം ഒരു പുസ്തകം വായിക്കുകയാ ണെങ്കില് നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും അതിപ്പോ ഏഹ് നമ്മള് ഒരു വിഷയം തന്നെ പഠിച്ചോണ്ടിരിക്കുകയാണെങ്കില് നമുക്ക് നൽപ്പത് മിനുട്ട് കൂടുതൽ അതില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അതിപ്പോ സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഒരു വിഷയം എടുക്കുന്നത് ആകെ നൽപ്പത് മിനുട്ട് മാത്രമായിരുന്നു ക്ലാസ്. അതിന് ശേഷം മറ്റൊരു വിഷയമാണ് എടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് അത്രയും സമയം അതായത് നൽപ്പത് മിനുട്ടിൽ കൂടുതൽ ഒന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹാ സാധിക്കില്ല.

പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ എന്തെങ്കിലും വായിക്കുമ്പോൾ കുറിപ്പുകൾ എഴുതി എടുക്കുക. അതും ഏഹ് കുറച്ചു കൂടെ നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ മടുപ്പൊന്നും തോന്നാതെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇനി ഈ ആധുനിക കാലത്തിൽ നമുക്ക് അച്ചടിച്ച പുസ്തകങ്ങൾ മാത്രമല്ല ഇന്റർനെറ്റിൽ നിന്നും പല പുസ്തകങ്ങളും ലഭ്യമാണ്. ഈ അച്ചടിച്ച പുസ്തകങ്ങൾ വായിക്കുന്നതാണോ നല്ലത് അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കുമോ നല്ലത്? ഏഹ് നമുക്ക് ഈ ബുക്കുകളെക്കാൾ എളുപ്പത്തിൽ ഫീൽ തരാൻ പറ്റുന്നത് നമ്മുടെ അച്ചടിച്ച പുസ്തകങ്ങൾ തന്നെ ആയിരിക്കും. നമ്മളിപ്പോ ഫോണിലോ അല്ലെങ്കിൽ ടാബിലൊക്കെ വായിക്കുമ്പോഴ് ചെറിയ ടെക്സ്റ്റ്‌ കാണാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മള് റൂമിൻ ഒക്കെ വായിക്കേണ്ടി വരും. എന്നാൽ അച്ചടിച്ച പുസ്തകങ്ങൾ ആകുമ്പോൾ നമുക്ക് അതിന് വല്യേ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഏഹ് നമുക്ക് എന്താ പുസ്തകം നോക്കി എപ്പൊ വേണങ്കിലും വായിക്കാം.കണ്ണിനും വലിയ അതൊരു പ്രശ്നം ആയിട്ട് വരില്ല. കിംമിങ് ക്യാനിങ് ആഴത്തിലുള്ള വായന എന്നിവ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ? അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏഹ് കിംമിങ്ങില് എന്തെങ്കിലും പെട്ടെന്ന് നോക്കുന്നതും പ്രതേക വിവരങ്ങൾക്കായി തിരയുമ്പോൾ ക്യാനിങ്ങും അല്ലെങ്കിൽ നമ്മള് നന്നായിട്ടൊരു കാര്യം വായിക്കുമ്പോള് അതിന് ആഴത്തിലുള്ള വായന എന്നൊക്കെ പറയും. ഇതിന് പൊതുവായ വിവരങ്ങൾക്കായിട്ട് നമ്മള് തിരയുകയാണെങ്കില് എന്തെങ്കിലും ഒരവലോകനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് നമുക്ക് കിംമിങ് ഉപയോഗപ്രധമായിരിക്കും ഒരു ടെക്സ്റ്റ്‌നുള്ളിൽ ഒരു നിർദ്ധിഷ്ട വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ക്യാനിങ് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ സങ്കീർണ്ണമായ ആശയങ്ങൾ മനസ്സിലാക്കാന് ആഴത്തിലുള്ള വായന ആയിരിക്കും നല്ലത്. നമ്മൾ ശരിക്കും പുസ്തകങ്ങൾ വായിച്ചു മനസ്സിലാക്കുന്നത് അല്ലേ നല്ലത്? അപ്പൊഴ് ഈ ഓഡിയോ പതിപ്പുകൾ കേൾക്കുന്നത് ആളുകളെ സഹായിക്കുന്നുണ്ടോ? ഓഡിയോ പതിപ്പുകൾ കൂടുതലായിട്ടും സഹായപ്രധമാവുന്നത് ഈ കാഴ്ചക്ക് പ്രശ്നമുള്ള ആൾക്കാരെയിലായിരിക്കും. അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടപ്പെടാൻ ഏഹ് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർക്കൊക്കെ ഈ ഓഡിയോ പതിപ്പുകൾ ഒരു മികച്ച ഉറവിടം തന്നെയാണ്. ഇപ്പൊ പല വിദ്യാർത്ഥികളും അവരുടെ പതിവ് ക്ലാസ്സ്‌ വായനകൾക്ക് അനുബന്ധമായി ഓഡിയോ ബുക്കുകൾ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മണിക്കൂറുകൾ വായിക്കാതെ തന്നെ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ അറിയാന് ഇത് അവര് സഹായിക്കുന്നുണ്ട്. അതായത് ചെറിയ സമയത്തിന് ഉള്ളിൽ കൂടുതൽ ആശയങ്ങൾ നമുക്ക് ലഭിക്കുകയാണെങ്കില് ഈ ഓഡിയോ പതിപ്പുകൾ സഹായിക്കും. എന്നാൽ ഏഹ് ഏറ്റവും കൂടുതൽ നല്ലത് ഈ അച്ചടിച്ച പുസ്തകങ്ങൾ നമ്മള് ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നത് തന്നെ ആയിരിക്കും. കുട്ടികളിൽ നമ്മള് എങ്ങനെയാ വായനയുടെ വായനാ ശീലം മെച്ചപ്പെടുത്തുക? ഏഹ് കുട്ടികൾക്ക് ഏഹ് ദിവസവും നമ്മള് ഓരോ വായനാ സാമഗ്രികൾ നൽകുക. ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ തുടങ്ങി നോവൽ വരെയുള്ള പല പുസ്തകങ്ങളും കുട്ടികൾക്ക് കൊടുക്കണം. ദിവസം അതൊരു ശീലമാക്കി മാറ്റി എടുക്കുന്നതായിരിക്കും നല്ലത്.

നമ്മുടെ ടി വി യിൽ സിൽമ കാണുകയാണെങ്കിൽ എല്ലാ വിവരങ്ങളും നമുക്ക് സ്‌ക്രീനിൽ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ പുസ്തകങ്ങൾ വാക്കുകൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാവന വികസിപ്പിക്കാനും ഈ വായന പങ്ക് വെക്കുന്ന പങ്ക് വെക്കുന്നുണ്ടല്ലേ? അതെ നമ്മുടെ ഈ സർവ്വാത്മഗതിയും അത് പോലെ ഭാവനയെ വികസിപ്പിക്കുന്നതിന് ഈ വായന വലിയ അത്ഭുതങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമുക്ക് അറിയാം എല്ലാം കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും ഉള്ള ഒരു കവാടമാണ് വായന. പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും നമുക്ക് താല്പര്യമുള്ള ജീവിതത്തിൽ ഏത് മേഖലയിലും . സ്വയം ബോധവൽക്കരിക്കാനും ഇത് സഹായിക്കുന്നു. കുട്ടിക്ക് അവർക്ക് ആസ്വദിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് അവരുടെ താൽപ്പര്യങ്ങൾ കൂട്ടും. മനസ്സിലാക്കാൻ കഴിയും. അവര് ഏത് അവര് ഏത് പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത് അതിലായിരിക്കും അവരുടെ അവര് കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നത്. അപ്പൊ കുട്ടികളുടെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്കും അത് പോലെ അധ്യാപകർക്കും ഒരുപോലെ സാധിക്കും. അവരുടെ വായന സാമഗ്രികൾ അല്ലെങ്കിൽ അവര് വായിക്കുന്ന മേഖലയെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ശരി ദിൽന നന്ദി. നമുക്കും വായന ശീലമാക്കാം